അത് തീർച്ചയായും വളരെ മികവേറിയ കാര്യം എന്നാണ് പറയുന്നത് അതേ നമ്മൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട് ഇപ്പോൾ ആശുപത്രിയിൽ ചെന്നാൽ എത്രയെത്ര രോഗികളാണ് പണ്ടൊന്നും ഇത്രയും ഉണ്ടായിരുന്നില്ല ഇപ്പോഴാണ് പുതിയ പുതിയ രോഗങ്ങളും പുതിയ പുതിയ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാന് തുടങ്ങിയത് നമ്മുടെ ആരോഗ്യമൊക്കെ എന്താണ് ഇങ്ങനെയാവുന്നത് അതുശരിയാ ഇപ്പോഴത്തെ ജീവിത ശൈലിയും അതുപോലെ തന്നെ നമ്മൾ അധ്വാനിക്കുന്നത് നമ്മൾ കുറയ്ക്കും ഒരേ സ്ഥലത്ത് ഇരുന്ന് നിരവധി നേരം അതേ സ്ഥലത്ത് നമ്മൾ ഇരുന്നിട്ട് നമ്മളെ ശരീരം നമ്മൾ എന്താണ് അധ്വാനിക്കുന്നില്ല അതേ വെറും ഭക്ഷണം കഴിക്കും അതും കഴയികുന്ന ഭക്ഷണം ആണെങ്കിലോ വെറും മൈദയും കൊഴുപ്പും നിറഞ്ഞ ഭക്ഷണം അതുവഴി പൊറോട്ട ആണെങ്കിലും മൈദ അങ്ങനെ വെറും ശരീരത്തിന് ആവശ്യമില്ലാത്ത വാസ്തു ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു മിതമായ

നമ്മുടെ ജീവിത ശൈലിക്കും വളരെ മികവേറിയ പങ്ക് തന്നെയാണ് വഹിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും നല ഭക്ഷണങ്ങളും മാത്രമാണ് തിരഞ്ഞ് കഴിക്കാൻ ശ്രമിക്കേണ്ടത്

ഏത് പച്ചക്കറി എടുത്താലും അത് എങ്ങനെ അതിനെ കേടാവാണ്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് അവർ നിരവധി നമുക്ക് രാസവസ്തുക്കൾ ഉപയോഗിക്കും പല പല

ഇതിപ്പോ എന്ത് പുറത്ത് നിന്ന് കഴിക്കണമെങ്കിൽ നമ്മൾ ഒരു മുറിയല്ല രണ്ട് മുറി ചിന്തിച്ചിട്ട് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത് തിരഞ്ഞ് എടുക്കണ്ടത് അതേ നമ്മടെ ഇതൊക്കെ നമ്മടെ ശാരീരികമായ ആരോഗ്യത്തെ മാത്രമല്ല ശരീരത്തിന്റെ ആരോഗ്യം മാറുന്നതിന് അനുസരിച്ച് മനസിന്റെ ആരോഗ്യവും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ് ഇന്നത്തെ തലമുറ നമുക്ക് അറിയാം പണ്ട് ഇത്രയും വിഷാദ രോഗങ്ങളോ ഇത്തരം കാര്യങ്ങൾ ഒന്നും അധികമായി കണ്ടിരുന്നില്ല പക്ഷേ ഇപ്പോൾ എന്താണ് അവസ്ഥ നമ്മുടെ ആരോഗ്യം പോവുമ്പോൾ നമ്മുടെ മാനസികമായ ആരോഗ്യത്തെയും കൂടി അത് ബാധിക്കും എത്രയോ ആൾക്കാർ ഇപ്പോൾ വിഷാദ രോഗത്തിനും മറ്റും അടിമയാണ് ഇപ്പോൾ കൌമാര പ്രായക്കാർക്കിടയിലാണ് നിരവധി രോഗങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുന്നത് പണ്ടെല്ലാം പറയാ വയസ്സാകുമ്പോഴാണ് ആൾക്കാർക്ക് രോഗം വരുവാ പക്ഷേ ഇപ്പോളോ ചെറിയ കുട്ടികൾ

നമ്മടെ മാനസികാരോഗ്യമൊക്കെ ഇന്ന് പക്ഷേ മാനസികാരോഗ്യത്തെ നേരിടാൻ കുറെയധികം എന്താണ് cell കളും counseling center കളുമൊക്കെയുണ്ട് കുട്ടികൾക്ക് നല്ലൊരു മാനസികാരോഗ്യം അത് ശരിക്കും

ശരീരകവും മാനസികവുമായ ആരോഗ്യം അത് വളരെ അധികം important ആയ കാര്യമാണ് അത് നീ പറഞ്ഞത് വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് എന്താന്ന് വച്ചാൽ നാളേയൊരു നാളത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്നേ നമ്മൾ അതിന് വേണ്ടിയിട്ട് തയ്യാറാവണം അപ്പോ അങ്ങനെ തയ്യാറാവുമ്പോൾ നമ്മൾ നമ്മളെ മക്കളെയാണ് നമ്മൾ നോക്കേണ്ടത് നാളത്തെ നാളത്തെക്കാണ് നോക്കുന്നത് അപ്പോ എന്തായാലും നമ്മൾ നമ്മുടെ ജീവിത ശൈലി ആകട്ടെ ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം ആകട്ടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാകട്ടെ എല്ലാത്തിനും അതിന്റേതായ ചിട്ട വട്ടങ്ങൾ നമ്മൾ പാലിക്കേണ്ടതാണ്

അതേ ഇന്ന് നമ്മൾക്കറിയാം പണ്ടത്തെക്കാളും ഇന്നൊരു വിഷാദ രോഗമെന്നാൽ സർവ്വ സാധാരണമായ ഒരു രോഗമായി മാറി കഴിഞ്ഞു അതാണ് ഏറ്റവും വലിയൊരു ഇത് കാരണം ഇന്നത്തെ ജീവിതശൈലിക്ക് അതൊക്കെ സ്വാഭാവികമായിട്ട് വരാൻ വരുന്നതാണ് നമ്മുടെ ആഹാരം നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടാക്കുന്ന നല്ല ആഹാരങ്ങൾ കഴിച്ചു കൊണ്ട് നന്നായി അധ്വാനിച്ച് കൊണ്ട് നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ട് മുന്നേറുമ്പോൾ അതൊരു നല്ല ആരോഗ്യത്തെയാണ് നമുക്ക് സൂചിപ്പിക്കുന്നത് അത് നീ പറഞ്ഞത് തീർച്ചയായും ശരിയാണ് നമ്മൾ ഇന്നത്തെ തലമുറയ്ക്ക് സമ്പാദിക്കാൻ ശേഷിയുണ്ട് കഴിവുണ്ട് പക്ഷേ മാനസിക നില സൂക്ഷിച്ച് വെക്കാനും അത്പോലെ ശ്രദ്ധിച്ച് നോക്കാനും അത് വിട്ടു പോകുന്നുണ്ട് എന്ത് കൊണ്ട് വച്ചാൽ നമ്മൾ നമ്മുടെ സമൂഹമായി പ്രതിബന്ദത കുറയുന്നു എന്താണ് നല്ലൊരു ആരോഗ്യമെന്നാൽ മനസ്സും ശരീരവും സമൂഹവും എന്നീ മൂന്ന് ഘടകങ്ങളും അതിലേക്ക് പങ്ക് വഹിക്കുന്നുണ്ട് അതുകൊണ്ട് ശരീരം മാത്രമല്ല അല്ലെങ്കിൽ ശാരീരികം മാത്രമല്ല മനസ്സ് മാത്രം മാനസികം മാത്രമല്ല സമൂഹത്തില് നമ്മൾ ഇടപഴകുന്നതും കൂടി ഈ മൂന്ന് ഘടകങ്ങളും കൂടി ചേരുമ്പോഴാണ് ഒരു വ്യക്തി ഒരു നല്ലൊരു ആരോഗ്യമുള്ള വ്യക്തിയാണെന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയ്ക്ക് എത്ര പേർക്ക് ഈ ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റുമെന്നത് എന്താണ് നമ്മൾ സങ്കീർണമായി കാരണങ്ങൾ തന്നെയാണ് അതേ തീർച്ചയായും ആരോഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ അത് അതിനൊരറ്റവും ഇല്ല ആരോഗ്യത്തെ നന്നായി നോക്കുക എന്നത് ഇന്നത്തെ കാലത്ത് വളരെ സങ്കീർണമായ ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായും എളുപ്പമല്ല ഒരിക്കലും എളുപ്പമല്ല അത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും എന്താ പറയാ നമ്മുടെ നല്ലൊരു ഉല്ലാസത്തിനും വേണ്ടിയുള്ള നല്ലൊരു ആരോഗ്യം അത്

നല്ലൊരു സുഹൃത്ത് ബന്ധങ്ങൾ നമ്മുക്ക് എപ്പോഴും ആവശ്യമാണ് നല്ല കുടുംബ ബന്ധങ്ങൾ ആവശ്യമാണ് അതുപോലെ തന്നെ സാമൂഹികമായി നമ്മൾ ഇടപഴകുമ്പോൾ മാത്രമാണ് മാനസികമായ ഉല്ലാസവും വിശ്രമവും നല്ലൊരു നല്ലൊരു feel ഉണ്ടാകുന്നത് ഇന്നത്തെ തലമുറയെ നീ ആലോചിച്ച് നോക്ക് നമ്മുടെ സാമൂഹ്യവും ആയി യോചിക്കുന്നു എന്ത് കൊണ്ടെന്ന് വച്ചാൽ നമ്മൾ ഇപ്പോൾ

പരസ്പരം മുഖത്തേക്ക് നോക്കാതെ Mobile phone ലേക്ക് നോക്കി ആനന്ദം കണ്ടു കണ്ടെത്തുകയാണ് അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മൾ ഒരു വട്ടമേശയിൽ കൂടി ഇരുക്കുവാണെങ്കിലും എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ പോലും എല്ലാരെ കയ്യിലും ഓരോരോ phone കൾ ഉണ്ടാകും തമ്മിൽ വർത്താനം പറയാൻ ശ്രമിക്കുന്നില്ല ഈ phone നോക്കി ഇരിക്കാനാണ് ആൾക്കാർ ശ്രമിക്കുന്നത്

എന്നാൽ നമ്മൾ ചുറ്റുപാട് നമ്മൾ ചുറ്റുപാടും ഉള്ളവരോട് സംസാരിക്കുമ്പോൾ അത് അത് എത്ര മാത്രമാണെന്ന് mobile phone കളിൽ കാണുന്നത് വെറും താൽക്കാലികമായ ആനന്ദം മാത്രമാണ് അത് മാറ്റി വച്ചാൽ നമുക്ക് ആനന്ദം നഷ്ട്ടമാകും എന്നാൽ നമ്മൾ നല്ല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അതിന്റെ സംസാരിക്കുമ്പോൾ നമുക്ക് മാനസികമായി ആനന്ദം ഉണ്ടാകുന്നു അത് അത് മാത്രമല്ല

മനുഷ്യന് എന്നാൽ ഒരു സാമൂഹ്യ ജീവി തന്നെയാണ് അപ്പോൾ സമൂഹമായിട്ട് ഇടപഴകാനും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ സൃഷ്ടിക്കാനും അതുവഴി നല്ലൊരു സമൂഹത്തില് തന്നെ നല്ലൊരു എത്ര സമ്പാദിക്കുന്നു അല്ല എങ്ങനെയൊക്കെ ജീവിക്കുന്നു എങ്ങനെയുള്ള വ്യക്തിയാണ് നിങ്ങൾ എന്നതിലാണ് പ്രാധാന്യം നിനക്ക് എന്ത് തോന്നുന്നു

അവരെ സമീപിക്കാൻ കഴിയുകയുള്ളൂ എങ്കിൽ മാത്രമേ അവർക്ക് വിശ്വസിച്ച് നമ്മളെ സ്നേഹിച്ച് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റൂ അതുപോലെ അത്യാവശ്യം ആപത്ത് ഘട്ടങ്ങൾ വരുമ്പോൾ ഇങ്ങനെ നമ്മളെ സഹായിക്കുന്ന കുറച്ച് പേർ നമുക്ക് തീർച്ചയായും ആവശ്യമാണ് അല്ലേ തീർച്ചയായും ഞാൻ യോജിക്കുന്നു എന്ത് കൊണ്ട് എന്ന വച്ചാൽ നമ്മൾ സമൂഹ്യമാധ്യമങ്ങളിലും മറ്റ് മറ്റു മാധ്യമങ്ങളിലും നമ്മൾ ഇപ്പോ phone വച്ച് അല്ലെങ്കിൽ ടിവിയും വച്ച് ഇരിക്കുമ്പോൾ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് തുടങ്ങിയാൽ ഇല്ലെലോരൂ അത്യാവശ്യം വന്നാൽ അതും നോക്കി നിന്നാൽ കാര്യമില്ല തലകുനിച്ച് നോക്കിനിന്നാൽ കാര്യമില്ല ഒരാളെ ഒരാളുടെ സ്നേഹം കിട്ടുക എന്ന് വച്ചാൽ ഏറ്റവും വലിയ മഹനീയമായ കാര്യം വേറെ ഇല്ല കാശ് കൊണ്ട് എന്നതും വാങ്ങിക്കാൻ പറ്റും പക്ഷേ കാശ് കൊണ്ടോ അത് നമ്മളെ ആരോഗ്യത്തെ ഒരുപാട് അധികം സ്വാധീനിക്കുന്ന ഒന്നാണ് നമ്മൾ നീ ഇപ്പോൾ നോക്കൂ നമ്മൾക്ക് ഒരു ആപത്ത് ഘട്ടം വന്നു നമ്മളെ ആരും സഹായിക്കാന് ഇല്ല അത് എത്ര മാത്രം മാനസികമായ വിഷമമാണ് നമുക്ക് ഉണ്ടാക്കുന്നത് ഒരാൾ വന്ന് സഹായിക്കാൻ ഞാനുണ്ട് കൂടെ എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസവും സ്നേഹവും നമുക്ക് കിട്ടുമ്പോൾ അത് മാനസികമായി നമ്മടെ എന്താ പറയാ ഒരുപാട് ഒരുപാട് നല്ലൊരു സന്തോഷവസ്ഥയിൽ

തീർച്ചയായും എന്ത് കൊണ്ടെന്ന് വച്ചാൽ നമ്മൾ ഒരാൾ ഒരാൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറയാൻ ആ ഒരു വാക്ക് മതി ചെലപ്പോൾ നമുക്ക് ആ ഒരു നിമിഷം അല്ലെങ്കിൽ ആ ഒരു ദിവസം തന്നെ മാറി മറിയാൻ

ഈ ഒരു വസ്തുക്കൾ ഒരാളുടെ കയ്യില് നിന്ന് നമ്മൾക്ക് കിട്ടണമെങ്കിൽ നല്ല ബന്ധങ്ങൾ സൃഷ്ടിക്കണം അത് ഒരിക്കലും അത് ഒരു സ്ഥലത്ത് ഇടുങ്ങിയിട്ടും ചുരുങ്ങിയിട്ടും നിന്നാൽ നമുക്ക് പറ്റില്ല അത് കൊണ്ട് എന്തൊരു ഘടന അതിന് നമുക്കൊരു നീ ഒരു ഇത് കേട്ടോ നിരവധി cancer patients സിന് വരെ അവർ മരുന്ന് കൊടുത്ത് മാറ്റുന്നതിന് പകരം അവർ അവരുടെ മനസ്സിനെ മാറ്റി മനസ്സിന് ഊർജസ്സ് ക ഒടുക്കാന് നോക്കും അതുവഴി തന്നെ ഇത് എന്താണ് ശാസ്ത്രപരമായി തെളിഞ്ഞ ഒരു കാര്യമാണ് മനസ്സ് നല്ലതാണെങ്കിൽ ശരീരം അത് നല്ലതാകും മാനസികാരോഗ്യ വഴി തന്നെ ശാരീരിക വീണ്ടെടുക്കാൻ തീർച്ചയായിട്ടും നമ്മടെ ഏറ്റവും വലിയ ഒരു അസുഖം വരുമ്പോൾ കാര്യം എന്ന് വച്ചാൽ അതിനെ തോല്പിക്കാനുള്ള മരുന്നെന്ന് വച്ചാൽ അത് നമ്മൂടേ മനസ്സിന്റെ കരുത്താണ് ആ മനസ്സിന്റെ കരുത്ത് കൊണ്ട് ഒരുപാട് രോഗത്തെ അധിജീവിച്ചവരെ നമുക്ക് നമ്മൾ പല പല സ്ഥലങ്ങളിലും കാണുന്നതാണ് അത്തരം ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെയുണ്ട് അവരൊക്കെ നമുക്ക് ഒരു പ്രജോദനമാണ് നല്ല മാനസികാരോഗ്യം കൊണ്ട് ഏതൊരു അസുഖത്തെയും ഏത് വെല്ലുവിളികളും നേരിടുക ഇന്നത്തെ തലമുറനെ നോക്കൂ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ

തീർച്ചയായും മാനസികാരോഗ്യ തന്നെ വളരെ പ്രാധാന്യപ്പെടുന്ന ഒരു ഘടകം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നീ പറഞ്ഞത് തീർച്ചയായും നീ പറഞ്ഞതിൽ ഞാൻ യോജിക്കുന്നു നിരവധി ആത്മഹത്യകളും ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും നമ്മൾ നമ്മളുടെ ആരോഗ്യം നമുക്ക് നഷ്ടപ്പെടുന്നു വിദ്യാഭ്യാസപരമായി എന്തെങ്കിലും തോൽവി നേടുമ്പോഴും കുടുംബങ്ങളിൽ നിന്നോ സുഹൃത്തുകളിൽ നിന്നോ എന്തെങ്കിലും അപമാനമോ എന്തെങ്കിലും മാനസികാമായി കരുത്തില്ലാത്തതാണ് ഇത് മാനസികമായ ആരോഗ്യം ഒരിപ്പാട് നമ്മൾ കൂട്ടേണ്ടത് ഉണ്ട് അത്തരം ഇത്തരം situations വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നതിന് പകരം നമ്മൾ ഞാൻ ഇതൊക്കെ നേരിടും എന്നെ കൊണ്ട് കഴിയും എന്നുള്ള മാനസികമായ കരുത്ത് കിട്ടമെങ്കിൽ നല്ലൊരു മാനസികാരോഗ്യം അയാൾക്ക് ഉണ്ടാകണം അത്തരം ആരോഗ്യം വേണം നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടി അല്ലേ ഇന്നെത്രയെത്ര ആത്മഹത്യകളാണ് നടക്കുന്നത് ചെറിയ ചെറിയ വിഷമങ്ങൾക്കു പിന്നിൽ

പണ്ടൊക്കെ നമുക്ക് പറയാം എന്തൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ഇതാക്കുന്നത് പക്ഷേ ഇന്നത്തെ തലമുറയോ നിസാര കാര്യത്തിന് പോലും അവർ വല്ലാണ്ട് അവരെ മനസ്സ് വല്ലാതെ അതിനെ തോല്പിക്കുന്നു അവരെ ചെറിയ ചെറിയ കാര്യങ്ങൾ മതി അവർക്ക് ഇതാവാൻ

ഉം നമുക്കിന്ന് ഒട്ടേറെ കാണാൻ കഴിയും exam കൾ തൊട്ടുപോയാൽ അതിനൊക്കെ മനംനൊന്ത് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരെ ഇതൊക്കെ ശരിയായ മാനസികമായ ആരോഗ്യം ഇല്ലാത്തത് കൊണ്ടാണ് എന്താണ് മാനസികാരോഗ്യം എന്നൊക്കെ നമ്മൾ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു ഒരു കാര്യം വരുമ്പോൾ ഒരു സാഹചര്യം വരുമ്പോൾ അത് എങ്ങനെ നേരിടണം എന്ന് നിങ്ങൾ അറിയേണ്ടി ഇരിക്കുന്നു അത് നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിlന്നും നമ്മുടെ വിദ്യാഭ്യാസത്തിൽ നിന്നാണ് കിട്ടേണ്ടത് ശാരീരിക ആരോഗ്യത്തെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ മാനസികാരോഗ്യത്തെയും എങ്ങനെ സംരക്ഷിക്കാം എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഇന്നു നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെയാണ് പഠിക്കേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് വലിയൊരു മാറ്റം കൊണ്ട് വാറന് കഴിയുകയുള്ളൂ നമ്മടെ ആരോഗ്യം അതൊരു വലിയ ഘടകം തന്നെയാണ് നമ്മടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ട് പോകുന്നത് നമ്മുടെ ആരോഗ്യം മാത്രമാണ് എത്ര പണമുണ്ടെങ്കിലും എത്ര എന്ത് കാര്യമുണ്ടെങ്കിലും നയ്ക്ക് ആരോഗ്യം ഇല്ലെങ്കിൽ ഒന്നുമില്ല ആ പണം മൊത്തം അതിലേക്കാണ് പോകുന്നത് so ആരോഗ്യത്തിനാണ് ഇന്നത്തെ കാലത്ത് വളരെ സങ്കീർണവുമാണ് എന്നാൽ അത് ഏറ്റവും അത്യാവശ്യമായ ഒട്ടും ഒഴിവാക്കാൻ തീർച്ചയായും ഒഴിവാക്കാന് പറ്റാത്ത ഒരു ഘടകമാണ് ആരോഗ്യം

നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടതാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത് കിട്ടിയാലും അതിന് ഇതുണ്ടാവില്ല last ഇതിനെയെല്ലാം നമ്മൾ ഈ കാശിന് ഈ സമ്പാദിച്ച കാശിനെ നമ്മൾ ആശുപത്രിയിൽ Bill ചിലവാക്കാനും ആശുപത്രിയിലെ മരുന്ന് ചിലവാക്കാനെ ഉണ്ടാവുകയുള്ളൂ അത് കൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളുടെ ജീവിതശൈലി ആവട്ടെ ഭക്ഷണക്രമം ആവട്ടെ മാനസികരോഗ്യമാവട്ടെ ഇല്ലെങ്കിൽ സാമൂഹിക പ്രതിബന്ധത നമ്മൾ സൃഷ്ടിക്കുന്നതാവട്ടെ ഇതില് എല്ലാം നിരവധി പങ്ക് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഓരോ കടുകൂമണിയിലും അതിന്റെ ഒരു മൂല്യം ഓരോ അരിമണിക്കും അതിന്റേതായ മൂല്യം നമുക്കുണ്ട് അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട ഒരു പാലിക്കേണ്ട അവസ്ഥയാണ് അതേ ഇന്നത്തെ തലമുറയെ നോക്കൂ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് phone നോക്കി അവർ രാവിലെയാകുമ്പോൾ ഒരുണർവില്ലാതെയാണ് ഒരു അലസതയാണ് അവർക്ക് ഏത് നേരവും phone നോക്കി ഉറക്കമാണ് അവർ നഷ്ട്ടപ്പെടുത്തുന്നത് നമുക്കറിയാം ഇന്നത്തെ തലമുറ നമ്മുടെ ചുറ്റുപാടുകളിൽ തന്നെയുണ്ട് രാത്രി മൂന്നോ നാലോ ഉറങ്ങേണ്ട സമയമാണ് അവർ phone നോക്കി കളയുന്നത് ഉറക്കത്തിന് നമ്മുടെ ആരോഗ്യത്തിൽ വളരെ അധികം പങ്കുണ്ട് കാരണം ഉറക്കത്തിൽ നമുക്ക് ശരീരത്തിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ ഒരു സന്ദുലാവസ്ഥയിൽ എത്തിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ആ ഇറക്കാതെ നഷ്ട്ടപ്പെടുത്തുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ തന്നെയാണ് നഷ്ടപ്പെടുത്തുന്നത് തീർച്ചയായും ഒരു ശരീരത്തിന് എത്ര വ്യായാമം ചെയ്യുന്നത് പോലെ തന്നെ ആ ശരീരത്തിൽ എത്ര ഉറക്ക ലഭിക്കുന്നതിലും പ്രാധാന്യമുണ്ട് ഒരു മനുഷ്യൻ ദിവസം മുഴുവന് ചെയ്യേണ്ടത് ഊർജസ്സും ആ തേജസ്സും കിട്ടണമെങ്കിൽ നല്ല സമാധാനമായ ഉറക്കം ആ ശരീരത്തിന് പ്രാബിക്കേണ്ടതാണ് നമ്മൾ സാധാരണയായി പറയാറുള്ളത്

ഉറങ്ങാതിരക്കുന്നതും അല്ലെങ്കിൽ അമിതമായി ഉറങ്ങുന്നതും അത് നമ്മുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുന്നതാണ് അത് നമുക്കൊരു ഉണർവ് കുറവ് ഒരു ഉന്മേഷം കുറവും അല്ലെങ്കിൽ ഒരു അലസതയും നമ്മളിൽ സൃഷ്ടിക്കുന്നു നമ്മൾ നല്ല ആഹാരം കഴിച്ചുകൊണ്ടോ നല്ല വ്യായാമം ചെയ്തു കൊണ്ടോ മാത്രം കാര്യമില്ല നല്ല ആരോഗ്യത്തിന് നല്ല ഉറക്കം കൂടി വേണം എന്ന് തന്നെയല്ലേ ഞങ്ങൾ ഇപ്പോള്ഴും തെളിയിക്കുന്നത് കാലം

സാധനമാണെന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതേ അത് നിസാരമായി തള്ളികളയാൻ പറ്റിയ സാധനമല്ല നമ്മടെ നമ്മൾ അത്രയും

പക്ഷേ ഈ ഉറങ്ങുമ്പോഴും നമ്മുടെ ശരീരം പ്രവൃത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് നാളത്തെ പകലിന് വേണ്ടിയിട്ട് അതേ നല്ലൊരു ഉറക്കമാണ് ഏറ്റവും അത്യാവശ്യം നല്ല ഉറക്കമില്ലാത്തവർ എപ്പോഴും അലസതയിലായിരിക്കും ഉണ്ടാവുക അവർക്ക് ഒന്നും ചെയ്യാന് ഒരു താല്പര്യമോ ഉന്മേഷമോ ഉണ്ടാകില്ല നല്ലൊരു ഉറക്കം എന്ന് പറയുമ്പോൾ തന്നെ ഉദ്ദേശിക്കുന്നത് എന്ത് എന്ന് വച്ചാൽ നീ പറഞ്ഞത് പോലെ ഏഴ് എട്ട് മണിക്കൂറാണ് അതിലും ഉറക്കമാണെങ്കിൽ അത് അതുവഴി അമിതവണ്ണം എന്നിലേക്ക് അതിലേക്ക് മാറും ഉറക്കാമെന്നത് ഒരു കൃത്യമായ അളവുണ്ടതിന് അത് സമാധാനമായി നമ്മൾ ഒരാറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങുമ്പോഴാണ് അത് നല്ല ഉറക്കം ഇനി അഥവാ നമ്മൾ വളരെ കുറഞ്ഞ സമയമാണ് ഉറങ്ങുന്നതെങ്കിൽ അതും നമ്മുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കും അതുപോലെ തന്നെ വളരെ നീണ്ട നേരം നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ അത് നമ്മളെയൊരു അലസതയും നമ്മുടെ ആരോഗ്യത്തെ പ്രതിക്കൂലമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്

മാനസികമായ ആരോഗ്യത്തെ ഒരുപാട് സ്വാധീനിക്കുന്ന ഒന്നു തന്നെയാണ് ഉറക്കം തീർച്ചയായും അമിതമായാൽ അമൃതവും വിഷം തന്നെയാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അമിതമായാൽ അതും ദോഷം ചെയ്യും തീരെ കുറഞ്ഞാൽ എന്നാലും ദോഷം ചെയ്യും

അതേ ഭക്ഷണം ഭക്ഷണമാണെങ്കിലും നല്ല ഭക്ഷണം നമുക്ക് വാരി വലിച്ച് തിന്നാൻ പറ്റുമോ നമ്മൾ പറയും hotel ത്തെ ഭക്ഷണം മോശമാ അത് അതെന്ന് വച്ചാൽ ഒരു പറ ചോർ നമുക്ക് എല്ലാ നേരവും തിന്നാൻ പറ്റുമോ ഇല്ല ഇല്ല എത്ര നല്ല ആഹാരമായാലും അതിലും ആ നല്ല ആഹരം എന്ന് പറയുന്നത് അതിന്റെ അതില് അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളും അതു പോലെ അതുപോലെ നമ്മൾ കഴിക്കുന്നത്തിന്റെ അളവും അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു നല്ല

നമ്മൾ doctor രുടെയോ മറ്റു സഹായങ്ങളോ ഇല്ലാതെ സ്വന്തം ഇഷ്ട പ്രകാരം ഒരു diet എടുത്ത് എന്നാൽ അതിൽ തീരെ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റും നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട് അതു ശരിയാ വെളുക്കാൻ തേച്ചത് പാണ്ടവാൻ പാടില്ല doctor റോ അല്ലെങ്കിൽ മറ്റൊരു doctor റോ അല്ലെങ്കിൽ മറ്റൊരു ആ അങ്ങനെയൊരാൾ വേണം പറയാൻ അല്ലാണ്ട് പോഷകവും ആഹാരവും full ഒഴിവാക്കി കൊണ്ട് എന്തായാലും പൂർണമായി ഒഴിവാക്കി കൊണ്ട് നമുക്ക് ഒരിക്കലും എവിടെയായാലും നമുക്ക് നേടാൻ ഒരിക്കലും കഴിയില്ല ആ ഇങ്ങനെ ഭക്ഷണം കുറച്ച് അമിതമായി കുറച്ച് കൊണ്ട് വേഗം തന്നെ ഒരിത് വരാൻ ഭക്ഷണം അമിതമായി കുറച്ച് കൊണ്ട് സ്വന്തം ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുന്നവരെ കുറിച്ച്

അങ്ങനെയൊരു ആരോഗ്യം നമുക്കൊരിക്കലും ഉണ്ടാക്കാൻ കഴിയില്ല ഭക്ഷണം തന്നെയാണ് ആരോഗ്യത്തിന്റെ ഒരു ഘടകം അതു പോഷകമായിട്ടുള്ള നല്ല ആഹാരം കൃത്യമായ അളവിൽ കഴിക്കുകയാണ് വേണ്ടത് അതായത് തീരെ ഒഴിവാക്കാൻ പാടില്ല

എന്താണ് ആരോഗ്യമയിലായ്മ നമ്മൾ സൃഷ്ടിക്കരുത് ആരോഗ്യത്തിന് ആരോഗ്യം ഉണ്ടാക്കാനായിട്ട്

അതേ ഇതൊന്നും ഇല്ലാത്തൊരു ആരോഗ്യം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല തീർച്ചയായും നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാം അതാത് അളവിൽ നമ്മൾ ഉപയോഗിക്കണം ഇപ്പോ മുട്ട ഒരിക്കലുമില്ല ആ മുട്ടക്ക് മുട്ടയുടെ അതേ അളവിൽ കഴിച്ചാൽ അത് എന്തായാലും ശരീരത്തിന് നല്ലത് തന്നെയാ അമിതാളവിൽ കഴിച്ചാലാണ് മോശം ദോഷമായി വരുന്നത് എല്ലാ ആഹാരത്തിനും അതിന്റേതായ പ്രാധാന്യമുണ്ട് ആ പ്രാധാന്യത്തോടെ നമ്മൾ അതിനെ കാണണം എന്നാൽ നമ്മളത് അമിതമായി കഴിക്കാൻ പാടില്ല അളവ് മാരുമ്പോഴാണ് നമ്മുടെ ആരോഗ്യത്തിൽ മാറ്റങ്ങളുണ്ടാകുന്നത് തീർച്ചയായും ഇന്നത്തെ തലമുറകളോ phone നോക്കിയിട്ട് ആ വെറും hotel ഭക്ഷണങ്ങളാണ് വീട്ടിൽ കൊണ്ടുവരുന്നത് സ്വന്തം അടുക്കള തോട്ടത്തിൽ സമൂഹികാരോഗ്യമുള്ള നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയട്ടെ അതു വഴി നമുക്ക് പുരോഗമനം ഉണ്ടാകട്ടെ ആ അതേ അങ്ങനെ നമുക്ക് പ്രാർഥിച്ച് നമുക്ക് അവസാനിപ്പിക്കാം